രക്ഷാകർതൃത്വം. രക്ഷാകർതൃത്വം എന്ന് പറയുമ്പോൾ തന്നെ ആഹ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രമേൽ പ്രാധാന്യം നൽകുന്നതെന്ന് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു ഏഹ് വിഷയമാണ്. കാരണം ഇന്നത്തെയൊരു ഫ...ഇന്നത്തെയെന്നല്ല. എന്നത്തെയും സമൂഹം ഉരുത്തിരിയുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബത്തിലെ മാതാപിതാക്കൾ എത്രമേൽ സൗഹാർദപരമായും ഏഹ് എത്ര കരുതലോടെയാണ് ഒരു കുഞ്...ഒരു കുഞ്ഞിനെ വളർത്തി സമൂഹത്തിലേക്ക് ഇറക്കിവിടുന്നത് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഏഹ് എടുത്ത് കാ...വെക്കുന്നത് ഇത്തരത്തിലാണ് ആ ഒരു വ്യക്തിയെ രൂപം നൽകുന്നത് രൂപകല്പന ചെയ്യുന്നത്. തീർച്ചയായും മാതാപിതാക്കൾ അത് ഏഹ് അതിൽ അതിൽ അവർ ആ കർത്തവ്യം മാതാപിതാക്കളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാ...പെരുമാറുന്നെന്നത്. പല തരത്തിലുള്ള ആഹ് എന്താ പറയാ, സമീപനം മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കുഞ്ഞുങ്ങളോട് നമുക്ക് കാണാം. ചിലരെങ്കിലും കാർക്കശ്യമായ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ മറ്റു ചിലർ കുറേക്കൂടി സൗഹാർദപരമായിട്ടാണ് എഹ് കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത്. ഇതെല്ലാം സമൂഹത്തിൽ പ്രതിഫലിക്കുന്ന പ്രതിഫലിക്കും. പ്രതിഫലിക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം നല്ലൊരു രക്ഷകർത്താവിനെ കിട്ടി വന്ന ഒരു കുഞ്ഞ് ഒരിക്കലും സമൂഹത്തിന് ഒരു കുറ്റവാളിയായി മാറാൻ ഉള്ള അവന്റെ സാധ്യത വളരെയധികം കുറവായിരിക്കും. പക്ഷെ അതേ സമയം ഏഹ്ഹ്ഹ് നല്ല രീതിയിൽ എഹ് എന്താ പറയാ, ഒരു പരിശീലനം ലഭിക്കാതെ എന്തുമാകാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയോട് മുതിർന്ന വ്യക്തികളോട് തന്നെക്കാൾ ചെറി...ഇളയ വ്യക്തികളോട് അല്ലെങ്കിൽ തന്നോടൊപ്പം നിൽക്കുന്നവരോട് സഹവർത്തിത്വം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്തവരോട് കുടുംബങ്ങളിൽ നിന്ന് പഠിക്കാതെ വരുന്നൊരു കുഞ്ഞ് സമൂഹത്തിൽ നാളെ ദോഷം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന രീതിയിലേക്ക്. അപ്പോൾ എല്ലാത്തിനും എല്ലാത്തിന്റെയും അടിസ്ഥാനം കുടുംബത്തിൽ നിന്നാണ്. ഏറ്റവും പ്രാധാന്യം കല്പിക്കേണ്ടൊരു ഒരു വിഷയമാണ് രക്ഷാകർത്വം. അത് പലരെങ്കിലും അതിന് അധികം അത്ര ഗൗരവമായി കാണാതെ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. അങ്ങനെ ലാഘവത്തോടെ കാണുന്ന എന്തൊക്കെയാണ് നിഷിദക്ക് തോന്നിയിട്ടുള്ളത്? ഇത്രമേൽ ലാഘവത്തിൽ കാണുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? നിഷിദക്ക് ഏഹ് എന്താ പറയാ മാറ്റം കൊണ്ട് വരണമെന്ന് തോന്നിയിട്ടുള്ളത്? പറഞ്ഞോ. ആ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ അ ആ കുഞ്ഞ് ആദ്യം ആ മേടിക്കുന്നത് അതിൻ്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിൻ്റെ സ്വഭാവമായാലും കുഞ്ഞിൻ്റെ പെരുമാറ്റമായാലും ഏറ്റവും കൂടുതൽ ല് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മാതാപിതാക്കളിൽ നിന്നായിരിക്കും വര്യാ. നാളെ നമ്മൾ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ നാളെ നമ്മൾ ഒരു സമൂഹത്തിലേക്ക്.

ഒരു പ്രായം വരെ ആ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവൻ്റെ വീട്ടിലാണതുകൊണ്ടുതന്നെ എത്രയും സൗഹൃദപരമായാണ് അവൻ്റെ മാതാപിതാക്കളവനെ വളർത്തുന്നത്

ഏഹ് ന നല്ല കാര്യങ്ങളവൻ്റെ സ്വഭാവത്തിലും ഇണ്ടാകും. ആ ഇപ്പം ഇന്ന് നമ്മള് ന നമ്മൾടെ സമൂഹത്തില് ഒരോ കുറ്റവാളികളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും ഒരു ഒരു പൊതുവായ കാര്യമാണ് വീട്ടിലെ അവസ്ഥ. അവന് സ്നേഹം അവന് അല്ലെങ്കിൽ അവൾക്ക് സ്നേഹം കിട്ടാതെ വളരുന്ന ഒരു ഒരു ഒരു ഒരവസ്ഥയിൽനിന്നായിരിക്കും ചെലപ്പോ അവര് വരാൻ അങ്ങനെയൊക്കെയുള്ള ങ് സാഹചര്യങ്ങളിൽ ലൂടെ വരുന്ന ആളുകളാണ് കൂടുതലും കുറ്റവാളികളായി മാറുന്നത്. അതുകൊണ്ടുതന്നെ ഒര് ഒരു മനുഷ്യനെന്നനിലയിൽ അവൻ്റെ അച്ഛനും അമ്മയുടെയും

തീർച്ചയായും. നിഷിദ പറഞ്ഞതിനോട് ഞാൻ പൂർണമായും യോജിക്കുന്നു. കാരണമെന്തെന്നാൽ ഏഹ് ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ നിഷിദ പറഞ്ഞതുപോലെ മാതാപിതാക്കൾ അവരോടുള്ള പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുമെന്ന് . മാതാപിതാക്കൾ പരസ്പരം എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതും അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയാം. കാരണം മാതാപിതാക്കൾ വീട്ടിൽ കലഹിച്ച് സൗഹൃദപരമല്ലാതെ അഹ് ഒക്കെയാണ് പെരുമാറുന്നത് എങ്കിൽ ആ പെരുമാറ്റം തീർച്ചയായും അവരുടെ വ്യക്തിത്വത്തിലൊരു ഇന്നല്ലെങ്കിൽ നാളെ പ്രതിഫലിക്കും.

ഏഹ് ഒരു ചെറിയ പെൺകുട്ടി വന്ന് ഒരു ആൺകുട്ടിക്ക് ഒരു പാത്രത്തിൽ മിഠായി കൊടുക്കുകയാണ്. മിഠായി കൊടുത്തപ്പോൾ ആ കുഞ്ഞ് മറ്റേ ആൺകുട്ടി പെൺകുട്ടിയെ തള്ളി മാറ്റിയിട്ട് മിഠായി ബോക്സും ഏഹ് മിഠായിയുടെ ആ പാത്രവും അങ്ങ് തള്ളി മാറ്റിയിട്ട്. അപ്പോൾ ഏഹ് അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്? അപ്പോൾ ഈ പെൺകുട്ടി പെട്ടെന്ന് കരയുകയും ഉണ്ടായി. എന്നിട്ട് അച്ഛന്റെ അടുത്ത പോയിട്ട് അച്ഛാ, അവൻ എന്നെ തള്ളിയിട്ടു. എന്ന് പറഞ്ഞു. അപ്പോൾ അഹ് അവരുടെ അച്ഛനും അമ്മയും വന്നു. ഏഹ് എന്തിനാണ് കൊച്ചിനെ എന്തിനാ തള്ളിയിട്ടതെന്ന് ചോദിച്ചു. എന്നിട്ട് ആ ആൺകുട്ടിയെ അവന്റെ വീട്ടിലേക്ക് ഈ പെൺകുട്ടിയുടെ അച്ഛൻ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുമ്പോൾ അച്ഛൻ കാണുന്ന ദൃശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തള്ളിയിട്ട ആൺകുട്ടിയുടെ അഹ് അച്ഛൻ അവന്റെ അമ്മയെ തല്ലുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഏഹ് കാര്യമായിട്ടും വഴക്ക് പറയാൻ അല്ലെങ്കിൽ അവന് മാതൃകയാവാൻ

അപ്പോൾ തിരിച്ച് വരും അപ്പോൾ ഒന്നും പറയാതെ എന്താ എന്ത് എന്താണ് സർ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലായെന്ന് പറഞ്ഞ്. എന്നിട്ട് ആ കൊച്ചിനെ അങ്ങ് ഏല്പിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാവ് ഏഹ് പെൺകുട്ടിയുടെ പിതാവിനോട് ചോദിച്ചു, എന്തായി പോയിട്ട്? എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഏഹ് പെൺകുട്ടിടെ പിതാവും പിതാവ് ഏഹ് ചോദിച്ചു ഏഹ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏഹ് ആ വീട്ടിൽ ആ കുഞ്ഞ് അങ്ങനത്തെ പ്രവർത്തിച്ചതിൽ പ്രത്യേകിച്ച് ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആ കുഞ്ഞങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ആ കുഞ്ഞിന്റെ ഏഹ് വീട്ടിൽ നിന്ന് ലഭിച്ച പഠനം അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് ലഭിച്ച പാഠമാണ്. അപ്പോൾ ആ കുഞ്ഞ് ചോദിക്കുകയുണ്ടായി, അമ്മ അച്ഛന് ഫുഡ് ഭക്ഷണം കൊടുക്കുമ്പോൾ അച്ഛൻ അമ്മയെ തല്ലുന്നുണ്ടല്ലോ. ആ പാത്രം വലിച്ചെറിയാറുണ്ടല്ലോ. പിന്നെ എന്ത് കൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് എത്തി അപ്പോൾ ഏഹ് പിന്നെ എന്തുകൊണ്ടാണ് പാത്രം എനിക്ക് ഏഹ് തട്ടിത്തെറിപ്പിച്ചുകൂട? എന്ന് ചോദിച്ചു. അപ്പോൾ അഹ് അത്തരമൊരു ഇത്. അതൊരു, ഞാനൊരു എഹ് ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പോ ഞാൻ കണ്മുൻപിൽ കണ്ട ഒരു ഉദാഹരണത്തെ പറ്റി സംസാരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് എന്താണ് മാതാപിതാക്കൾ വീട്ടിൽ പരസ്പരം ചെയ്യുന്നത് മാതാപിതാക്കൾ പരസ്പരം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ പെരുമാറുന്നത്. രക്ഷാകർത്തിത്വമെന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യം ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ എത്രമേൽ പ്രാധാന്യം പങ്ക് വഹിക്കുന്നു എന്നതിന് അവന് സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിന് എത്രമേൽ പ്രാധാന്യം വഹിക്കുന്നുണ്ടെന്ന് ഈ ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഏഹ് നിഷിദയുടെ എന്താ അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും അഹ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ആ എനിക്ക് തോന്നുന്നത് ഒരു ആ ഒരു ഒരു കുഞ്ഞിനെ നമുക്ക് രണ്ടുരീതിയിൽ നമു ഒരു രക്ഷിതാക്കൾക്ക് വളർത്താം നല്ല രീതിയിലും വളർത്താം മോശം രീതിയിലും വളർത്താം.ഒരു രക്ഷിതാക്കളും കുഞ്ഞ് മോശമാവണമെന്ന് ള്ള രീതിയിൽ അങ്ങനെ വളർത്തില്ല പക്ഷേ അവനല്ലെങ്കിൽ അവൾ അവൻ്റെ വീട്ടിൽ കാണുന്ന ഓരോ കാഴ്ചകളും കുഞ്ഞിൻ്റെ ആ സ്വഭാവത്തിൽ ആ മാറ്റങ്ങളൊണ്ടാക്കും ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വീ വീടുകളിൽ ര ആ രക്ഷിതാക്കൾ തമ്മിൽ പെരുമാറ രക്ഷിതാക്കൾ തമ്മിലും അതുപോലെതന്നെ അല്ലാത്ത ഉള്ളത് സ സുഹൃത്തുക്കളായാലും മറ്റെല്ലാ ആളുകളുമായിട്ടിടപഴകുന്നത്‌ ഓരോ കുഞ്ഞും നോക്കി നിൽക്കുകയും അത് കണ്ട് അതവൻ്റെ ജീവിതത്തിലവൻ കൊണ്ടുവരുകയും ചെയ്യുന്നു. എപ്പോഴും നമ്മൾ കുഞ്ഞ് കുഞ്ഞുങ്ങളെ ഏ രക്ഷിതാക്കളെപ്പോഴും കുട്ടികളോട് സൗഹൃദപരമായിട്ട് വേണം ആ പെരുമാറാനായിട്ട് യാതൊരു വിധത്തിലും കഠിനമായ രീതിയിലവനോട് പെരുമാറുമ്പോഴാണ് കൂടുതൽ കൂടുതൽ എബ് രക്ഷിതാക്കളെ എതിർക്കാനുള്ള പ്രവണത കണ്ടുവരുന്നത്‌ അതുകൊണ്ട് തന്നെ ന സൗ മിതപരമായ രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളെല്ലാം അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ വളർച്ചയിലും അവൻ്റെ വളർച്ചയിലും എല്ലാം പരിഹരിക്കും. തീർച്ചയായും. ഏഹ് കാരണം ഇവരൊന്നും ചെറുപ്പത്തിൽ ഏഹ് മക്കളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന പല മാതാപിതാക്കളും വളരുമ്പോൾ മുതൽ അവരിൽ നിന്നും ഒരു അദൃശ്യമായ മതിലുകൾ പണിയുന്നുണ്ട്. കാരണം മക്കൾ നമ്മളോടൊപ്പം വളർന്നാൽ താനെന്ന് വിളിക്കണം എന്ന പൊതുവെയുള്ള നിർദേശം ആരും പരിഗണിക്കാറില്ല. അതങ്ങനെയൊരു ക ഏഹ് ഒരു ചിന്താഗതി പണ്ട് പൂർവികർ പറഞ്ഞിരുന്നെങ്കിലും അതാരും പരിഗണിക്കാറില്ല. എന്നാൽ സ്നേഹം, ഏഹ് ബഹുമാനം, ഇങ്ങനത്തെയൊക്കെ കാര്യത്തിൽ അവർ ഉദാഹരിക്കുന്നത് ഒരു പഴയ തലമുറയെയാണ്. പണ്ടുള്ള കുട്ടികൾ അച്ഛനമ്മമാരോട് സ്നേഹമുള്ളവരായിരുന്നു; ബഹുമാനമുള്ളവരായിരുന്നു. ഏഹ് ഇപ്പോഴത്തെ കുട്ടികളെപ്പോലെ തലതെറിച്ചവരായിരുന്നില്ല അന്നത്തെ വളർന്ന മക്കളുടെ മുന്നിൽ ദേഷ്യത്തിൽ വിളിച്ച് കൂവുമ്പോൾ അത് ഒരിക്കലും അവരെ സ്പർശിക്കുന്നില്ല. ആരുടെ തെറ്റാണത്? മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങൾ വളർന്ന ചുറ്റുപാടിലല്ല തങ്ങളുടെ മക്കൾ വളരുന്നത്. അവർ ക...അവർ ജീവിക്കുന്ന കാലഘട്ടത്തിലേ അല്ല നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്.

ആ രണ്ട് തലമുറയെ ഏഹ്ഹ് തമ്മിൽ ഒരു താരതമ്യം നടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള പ്രവണതയായി എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴെങ്കിലും നമ്മുടെ ഏഹ് പിള്ളേരെല്ലാവരും കേൾക്കുന്നൊരു കാര്യമായിരിക്കും ഞാനൊക്കെ പണ്ട് ഏഹ് ക...വിദ്യാലയത്തിൽ പോയിരുന്നത് എങ്ങനെയാണെന്ന് അറിയോ?

അഹ് വാഹനങ്ങൾ വന്നു. പിന്നെ പല തരം പിന്നെ പല രീതിയിലുള്ള വാഹനങ്ങൾ വന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇരുചക്രവാഹങ്ങൾ വന്നു. നാലുചക്ര മൂന്നുചക്ര...മുച്ചക്ര വാഹനങ്ങൾ വന്നു. ഇത്രയും വാഹനങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം നമ്മുടെ വികാസം മീൻസ് നമ്മുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് വന്നതല്ലേ? ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഏഹ് അയ്യോ, ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ എന്താ നിങ്ങൾക്ക് എന്തൊരു നീ എന്തൊരു ആർഭാടത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ശരിക്കും മോശമായിട്ടുള്ള കാര്യമാണ്. നിഷിദക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ വീട്ടിൽ പറഞ്ഞ്

അത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ഏതൊരു കുഞ്ഞും കേൾക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ മാതാപിതാക്കൾ പറയുന്നത് ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു പൊയ്‌ക്കൊണ്ടിരുന്നത് ഞാൻ ഇത്ര ബുദ്ധിമുട്ടിയാണ് പൊയ്‌ക്കൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞു കുഞ്ഞിൻ്റെ ആ മനസ്സില് ഇതാക്കുന്നതിലും നല്ലത് ഇന്ന് നമ്മൾക്കിള്ള സൗകര്യങ്ങളുപയോഗിച്ച് ഇത്രയും എ നല്ല രീതിയിൽ നമ്മൾക്ക് അതെല്ലാം ഉപയോഗിച്ച് മുന്നോട്ടുപോകാൻ ഉള്ളതിനെ പ്പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം.ആ മാതാപിതാക്കൾ പൊതുവേ കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും മാറ്റിവെയ്ക്കും അവൻ്റെ ഉല്ലാസങ്ങളും സൗകര്യങ്ങളുമെല്ലാം വേണ്ടെന്ന് വെയ്ക്കും സ്വന്തവക്കവും ആരോഗ്യപ്രശ്നങ്ങളും ചിലപ്പോൾ അവഗണിക്കും. ദാമ്പത്യസന്തോഷങ്ങൾ സുഖങ്ങളും മാറ്റിവയ്ക്കും ഇതൊക്കെ ചെയ്യുമ്പോഴും കുട്ടികളെകുറിച്ചുള്ള ഉത്കണ്ട ചിലർക്കെങ്കിലും

പോകുന്നതിനു മുമ്പുള്ള ശൈശവകാലം ഒമ്പത് വയസ്സുവരെയുള്ള ബാല്യകാലം കൗമാരത്തിനു മുമ്പുള്ള കാലം പതിനെട്ട് വയസ്സ് വരെ കൗമാരപ്രായം ഓരോ ഘട്ടത്തിലും ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ മാത്രം പൊതുവായി ഞാൻ പരാമർശിക്കാം ആ കുഞ്ഞിന്റെ ശൈശവത്തിൽ നല്ല കുടുംബാന്തരീക്ഷം വേണം കുഞ്ഞ് എല്ലാം കണ്ടു വളരും ഈ കാലയളവിൽ അമ്മയ്ക്ക് ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ ശ്രദ്ധയും പരിഗണനയും ആ കുഞ്ഞിലും പ്രതിഫലിക്കുന്നു. കുഞ്ഞിന് മാതാപിതാക്കൾക്കൊപ്പം

ഒരു ചിന്ത എല്ലാ മാതാപിതാക്കൾക്കും അതുകൊണ്ട് തന്നെ സമാധാനപരമായ കുടുംബജീവിതം നയിക്കാനും അതുവഴി വഴക്കുകൂടുന്ന സാഹചര്യം പരാമാവധി ഒഴിവാക്കാനും എന്നാൽ കുട്ടികൾക്ക് മനസ്സിലാകണം കുടുംബമായാൽ വഴക്കുണ്ടാകും, ചട്ടിയും കലവും ആവുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അതൊക്കെ വേണം. അത് അതിന്റെ ഭാഗമാണ്. പിന്നെ ഈ പറഞ്ഞ നിഷിദ പറഞ്ഞത് പോലെ കുട്ടികളായിട്ട് കളികളിൽ ഏർപ്പെടണം, അവരോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക, നല്ല ഏഹ് നല്ല കഥകളിലൂടെ ദയ അഹ് സ്നേഹം അതുപോലെ തന്നെ സഹാനുഭൂതി അഹ് അങ്ങനെ കരുണ, ബഹുമാനം, പിന്നെ അവർക്ക് ധൈര്യം തുടങ്ങിയ കുറെ മാനുഷികമൂല്യങ്ങളുണ്ട്. ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ ഒരിക്കലും ഏഹ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മാതാപിതാക്കളിൽ കണ്ട് വരുന്നൊരു പ്രവണതയാണ് ഹോംവർക്കൊക്കെ അല്ലെങ്കിൽ വീട്ടിലേക്ക് തന്ന് വിടുന്ന വർക്ക് ഏഹ് കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ തന്നെ മാതാപിതാക്കൾ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രവണത. അതൊരിക്കലും ചെയ്യരുത്. ഒരിക്കലും കുട്ടികളുടെ അങ്ങനത്തെ വർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പ്രവർത്തികളൊന്നും ചെയ്ത് കൊടുക്കരുത്. മറിച്ച് അതിന് വേണ്ട സഹായങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും അടിസ്ഥാനപരമായ എനിക്ക് തോന്നുന്നു രക്ഷാകർതൃത്വത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കേൾവിക്കാരാകുക. കുട്ടികളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കണം. എന്നും അവരെ കേൾക്കണം. അവരുടെ അവരുടെ നമ്മൾ ഒരിക്കലും എന്താ പറയാ, അവരെ ഒരിക്കലും ഏഹ് വിധിച്ച് വിധി എഴുതിക്കൊണ്ടാവരുത് മുൻ

പിള്ളേർക്ക് കേറില്ല. പിള്ളേരുടെ തലയിൽ കേറത്തില്ല. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം കയറാനായിട്ട്. പിന്നെ നിഷിദ പറഞ്ഞത് പോലെ ഏഹ് ഈ വേറെയൊരു കാര്യം രക്ഷാകർത്വത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. അത് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ മാറ്റങ്ങൾ ഉണ്ട്. ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം നമ്മുടെ രക്ഷാകർത്തിത്വം ഉണ്ടാവേണ്ടത്. കുഞ്ഞ് നാളിൽ അവരുടെ പല്ലൊക്കെ കഴുകാനും, കഴിക്കാനും, എല്ലാം ചെയ്യുന്നത് പോലെ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരു അകൽച്ച ഒരു വ്യക്തിത്വമായി വ്യക്തിയായി മാറിയതിന്റെ അകൽച്ചയായിരിക്കാം. ഒരകൽച്ച കാണിക്കാറുണ്ട്. പക്ഷെ ഈ അകൽച്ച ഒരു തരത്തിൽ അവരെ ഏഹ് ഇത് ചെയ്യുന്ന ഇതിലേക്ക് ആവരുത്. ആ സ്നേഹമുണ്ടെന്ന് തോന്നുമ്പോഴേ തിരുത്തലുകൾ ചെയ്യൂ.ഹൃദയബന്ധം മുറിഞ്ഞിടത്ത് ശിക്ഷണം അസാധ്യമാണ്.ശിക്ഷണം ശിക്ഷയല്ല ആ മറിച്ചത് ഒരു രൂപീകരണമാണ്. ആ നമ്മളെപ്പോഴും കരുതലും അതേപോലെതന്നെ തിരുത്തലുകളും ഒന്നിച്ചുവേണം കൊണ്ടുപോകാനായിട്ട്.മാത്രമല്ല കരുതൽ നമ്മള് തിരുത്തലിനേക്കാൾ ശക്തമായി കുട്ടികളിൽ അനുഭവപ്പെടും അതായത് അവര് തിരുത്തിനെക്കുറിച്ച് പ്രകടിപ്പിക്കുന്ന അതി അതൃപ്തിയേക്കാൾ ആ അവരോട് നമ്മൾ കാട്ടുന്ന കരുതലെന്ന് പൊതുവെ പറയാറുണ്ട് അതായത് കുട്ടിയുടെയും മാതാപിതാക്കളും തമ്മിലെപ്പോഴുമൊരു ഹൃദയബന്ധം എപ്പോഴും നിലനിർത്താനായിട്ട് രണ്ടു ഭാഗത്തുനിന്നും ആ ചെയ്യണം. ഓരോ തിരുത്തലിനും കുറ്റപ്പെടുത്തലിനും മുമ്പേ നമ്മളെപ്പോഴും മാതാപിതാക്കൾ ചിന്തിക്കണം ഏത് രീതിയിൽ ഏത് രീതിയില് നമ്മള് അവനെ ശിക്ഷിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിലവനോട്‌ എനിക്ക് തോന്നുന്നത് ശിക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതലവനെ അവൻ ചെയ്ത തെറ്റ് പറഞ്ഞ് തിരുത്തലിലാണ് കൂടുതല് നമ്മള് ഒരു കുടുംബത്തിൽ കുട്ടികളോട് പെരുമാറുമ്പോളാവശ്യമായത്. തീർച്ചയായും. നിഷി പറഞ്ഞ...നിഷിദ പറഞ്ഞതാണ് അഹ് അതിന്റെ ശരി. അപ്പോൾ അങ്ങനെ വേണം കുട്ടികളോട് പെരുമാറാൻ. പെരുമാറേണ്ടത്. ഒരു സൗഹാർദപരമായിട്ടും ഇതില്ലാതെ സൗഹൃദത്തോടുകൂടിയും പെരുമാറി സമൂഹത്തിൽ ദോഷം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഒരു പരിധി വരെ നമ്മളെക്കൊണ്ട് സാധിക്കുമെന്നാണ് എനിക്കു തോന്നുന്നത്.